നമസ്കാരം ചേട്ടാ

ആ ഞാൻ ഇന്നലെ വീട്ടിലെത്തിയപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ടായി ആ ചേട്ടനിപ്പോ നാട്ടിലാണ് അപ്പൊ ആ വിരമിച്ചിട്ടുണ്ടന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു.

അപ്പൊ ഞാന് ഈ കുറേയായി സംസാരിച്ചിട്ട് അപ്പൊ സംസാരിക്കാന് വിചാരിച്ചു വിളിച്ചതായിരുന്നു. ആ സംസാരിക്കാമല്ലോ ഒരു കുഴപ്പവും ഇല്ല. ആ അപ്പൊ എത്ര കൊല്ലാത്തെ സേവനം ഉണ്ടായിരുന്നു. ഏകദേശം മുപ്പത്തി എട്ടര വർഷം. ആണല്ലേ? ആ അതായതു അതിർത്തി രെക്ഷ സേനയിലായിരുന്നില്ലേ ? അതെ അതിർത്തി രെക്ഷ സേനയിൽ ആയിരുന്നു. ആണല്ലേ? അപ്പൊ ആ എനിക്ക് തോന്നണു ഇപ്പോ മുപ്പത്തി എട്ടര വർഷത്തിൽ കൂടുതൽ സേവനം ചെയ്തപ്പോൾ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ആ കൂടുതലായും വടക്കൻ ഏഹ് ഭാരതത്തിലാണ് ഏഹ് സേവനം അനുഷ്‌ഠിക്കാൻ ഏ അവസരം ലഭിച്ചത്.

ആ അതെയതെ ആ ഞാനിപ്പോ പിന്നെ പ്പ എനിക്ക് തോന്നുന്നു കൊറച്ചു കൊല്ലങ്ങളായിട്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിലും അതുപോലെ കർണ്ണടകത്തിലോക്കെ അതിർത്തി രക്ഷാ സേന വന്നിട്ടുടല്ലേ കുറച്ചു കാലങ്ങളായിട്ട്.

ഏഹ് അതിർത്തി രക്ഷ സേന വന്നിട്ടുണ്ട് ആ ആണല്ലേ ആപ്പോ ഈ ഏഹ് അതായതു പലസ്ഥലങ്ങളായിട്ട് സേവനങ്ങള് ചെയ്യാൻ പറ്റിയത് കൊണ്ടുതന്നെ പല കുറെ സ്ഥലങ്ങള് കാണാനും സാധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. കുറെ സ്ഥലങ്ങള് കാണാനും കുറെ ആൾക്കരയിട്ട് ഇടപെഴകാനും പല പല ഭക്ഷണ രീതികൾ ആ അറിയാനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? തീർച്ചയായും ആ പ്രത്യകിച്ചും ആഹ് വടക്കൻ ഭാരതത്തിൽ അഹ് അഹ് പിന്നെ സംസ്ഥാനങ്ങളിൽ ത്രിപുര, ഏഹ് ഷില്ലോങ്, അതുപോലെ എന്താ പറയുക ജമ്മുകാശ്മീർ, പഞ്ചാപ് ഏഹ് രാജസ്ഥാൻ, ഗുജറാത്തു, ഇങ്ങനെ എല്ലാ സംഥാനങ്ങളിലും ഏഹ് സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്.

ആണല്ലേ അപ്പൊ എനിക്ക് ആ അതായതു ഈ ഉ അതായത് ഈ ഇന്ത്യയിൽ ഉള്ളത് അതായതു ഈ പറഞ്ഞ പോലെ തന്നെ.

ഈ രാജസ്ഥാൻ ത്രിപുര ഏഹ് പഞ്ചാബ് പല ത സ്ഥലങ്ങളിലും ഭക്ഷണങ്ങളെ കുറിച്ചറിയാനൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര താൽപര്യമാണ്

അപ്പൊ ഈ അവിടെയൊക്കെ സേവനം ചെയ്ത സമയത്തു ആ പല ഭക്ഷണ രീതികളും മനസിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലെ? തീർച്ചയായും ഏ ത്രിപുര ഒക്കെ ത്രിപുര ആ ആസാം മേഖലയാ ഏ ഭാഗങ്ങളിൽ എമ് നമ്മുടെ കേരളത്തിൽ നിന്നും വളരെ വെത്യസ്തമായ ഏഹ് ഭക്ഷണ രീതിയാണ്. ഏ മോ മോ അതുപോലെ എന്താ പറയുക മത്സ്യ കറികൾ പിന്നെ അവിടുത്തെ മ മ കൽ കൽക്കട്ടയിലുള്ള ഏ എന്താ പറയുക മധുര മധുര പലഹാരങ്ങൾ അത് ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ. വളരെ പ്രശസ്തി ആർജിച്ചതാണ്. ആണല്ലേ അതെ പോലെ ഞാൻ കേട്ടിട്ടുണ്ട് പഞ്ചാബിലൊക്കെ ആണന്നുണ്ടെങ്കില് ആലുപറോട്ട, പിന്നെ അതുപോലെ ലെപ്സി പറഞ്ഞ ഒരു ഏഹ് ഭക്ഷണം.

ആ തീർച്ചയായും ഇത് ഈ താങ്കൾ പറഞ്ഞപോലെ ഇതെല്ലാം ഞാൻ വളരെ എന്ജോയ് വളരെ ആസാദിച്ചു ഞാൻ കഴിച്ചിട്ടുണ്ട്. ഏഹ് ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ടത് പഞ്ചാബിലെ ആലു പൊറോട്ടയാണ്. ആ അത് ആ അത് വളരെ ആലു പൊറോട്ടയുടെ കൂടെ ഏയ് പാൽക്കട്ടി പാൽക്കട്ടി അത് മിക്സ് ചെയ്ത് ആ ഏഹ് തേച്ചു കഴിക്കാറുണ്ട് അത് വളരെ വി വളരെ ആസ്വദിച്ചു കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഭക്ഷണമാണ് അവിടുത്തെ